ആ സുഖം ഭക്ഷണം കഴിച്ചോ

ആ ഉപ്പുമാവ് നല്ല രസമുണ്ടല്ലേ ആ പഞ്ചസാര വച്ച് കഴിച്ചു ആ കൊള്ളാല്ലോ

ആ പിന്നെ മ് കാ ആൻസിക്ക് ഭക്ഷണമൊക്കെ നന്നായിട്ട് ഇഷ്ട്ടമുണ്ടല്ലേ കഴിക്കാനക്കെ

വേറെ എന്തും ഭക്ഷണങ്ങളാണ് ഇഷ്ട്ടം ആൻസിക്ക് അങ്ങനെ ചോദിച്ചാ ബേക്കറി ഐറ്റെം എല്ലാം കഴിക്കും പിന്നെ ബറോട്ട ബിരിയാണി ചപ്പാത്തി ചിക്കൻകറി അതൊക്കെ ഇഷ്ട്ടാണോ ആ മ് പിന്നെ മ് മ് ആൻസിടെ

എനിക്കോ എനിക്ക് എനിക്ക് എല്ലാ ഇഷ്ട്ടമുണ്ട് ബിരിയാണി ഒക്കെ നല്ല ഇഷ്ട്ടണ്ട്

ഇനി കുഴിമന്തി കുഴിമന്തി ഒക്കെ നല്ലതല്ലേ

അത് കഴിക്കണം നല്ല ട്ടേസ്റ്റാണ് അല്ലെ നല്ല രുചിയാണ്

പിന്നെ അൻസീടെ വീട്ടിൽ എല്ലാവർക്കും ഇതേ ഭാഷണമാണോ കഴിക്കണെ വീട്ടിലങ്ങനെ പുറത്തുന്നുള്ള ഭക്ഷണം കഴിക്കാറില്ല. ഇവിടെ രാവിലത്തെ കാപ്പി ഉച്ചയ്ക്കത്തെ ചോറ് രാത്രി ചോറ് വേറെ പുറത്തീന്ന് വാങ്ങുവെങ്കിൽ പലാരം മാത്രമേ വാങ്ങു

ഓ ഐ ഓ ശരിയാ

അല്ലാ ഇപ്പൊ എന്തോന്ന് ആൻസീടെ അമ്മ അമ്മ സസ്യഭുക്ക് അങ്ങനെ വല്ലതുമാണോ

ഇറച്ചി മുട്ട അങ്ങനെയൊക്കെ കഴിക്കും ആ അപ്പോ ആം അമ്മ അപ്പൊ എല്ലാർക്കും ഒരേ ഫുഡൊക്കെ മതി അല്ലെ ഉണ്ടാക്കാൻ

കുഴപ്പമില്ല എല്ലാരും കഴിക്കും പിന്നെ

എനിക്ക് എന്നും ദോശ പറ്റൂല എനിക്ക് വേണ്ടി ഉപ്പുമാവോ ചപ്പാത്തിയോ ഒക്കെ

എന്നും ദോശയെനിക്ക് പിടിക്കൂല

അത് ആൻസി ഇങ്ങനെ കേട്ടിട്ടില്ലേ

അത് ചിലര് ജാതിപരമായിട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട് ചിലര് ആരോഗ്യപരമായിട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട്

പിന്നെ ഈ കോട്ടയത്തോട്ട് പോകുമ്പോഴാ അവര് കൂടുതൽ മാംസം ആഹാരം ആയിരിക്കും കൂടുതല് കഴിക്കുന്നേ

അവര് എല്ലാം കഴിക്കും അരിയാഹാരവും കഴിക്കും മത്സ്യവും മാംസവും ഒക്കെ കഴിക്കും

എന്താ കഴിക്കുന്നേ ന്നതിലല്ല കാര്യം എങ്ങനെ കഴിക്കുന്നില്ലെന്നാ കാര്യം

കൂടുതല് കഴിച്ചാൽ നമ്മള് ശരീരത്തിന് ദോഷമാണ് അത് പച്ചക്കറിയായാലും ദോഷം തന്നെ

ഇപ്പൊ മുട്ട എക്കെ കൂടുതല് കഴിച്ചാല് അതും നമ്മുടെ ശരീരത്തിന് ദോഷാ

ഇറച്ചി കൂടുതല് കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തില് ദോഷാണ്

അപ്പൊ എന്തായാലും നല്ല കാര്യങ്ങളാണ് ആൻസി എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ ഭക്ഷണ രീതിയെക്കുറിച്ച്

നന്ദി നമസ്ക്കാരം